ഐ ഐ ടി കോട്ടയത്തെ പൊതുജനസംബന്ധ ഉദ്യോഗസ്ഥനാല്ലേ അതേ അതേ ഐ ഐ ടി കോട്ടയം പൊതു സംബന്ധ വകുപ്പാണ് സംസാരിച്ച് കൊണ്ടിരിക്കുന്നത്

ഞാൻ ഇവിടെ പാലക്കാട് പട്ടാമ്പി ഉള്ള സ്വദേശിയാണ് ആ പാലക്കാട് എന്ന് പറയുമ്പോ പാലക്കാട് പട്ടാമ്പി എന്ന് പറയുമ്പോ എവടെ ആയിട്ട് വരും കോയ കൊപ്പം

ഏ ഞാൻ അങ്ങട്ട് ഒരു പരിപാടിക്കൊരു പരിപാടിക്കൊരു വർക്ക് ഷോപ്പിന് വന്നിരുന്നുഒരു സെമിനാർ ഒക്കെ ഉണ്ടായിരുന്നു . കഴിഞ്ഞ ദിവസം ഓ കെ സർ സർ ഞാൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കയാണ് ഓ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇരിക്കയാണ് അപ്പോ അഡ്മിഷന്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിളിച്ചതാ അഡ്മിഷന്റെ പരസ്യമൊക്കെ കണ്ടിരുന്നു ആ ആ ഞമ്മള് മനോരമയില് ഞങ്ങള് പരസ്യം ചെയ്തിരുന്നു

ഹ്ം ഓകെ അപ്പം അഡ്മിഷൻ സംബന്ധമാണല്ലേ അപ്പോ പേര് പറയൂ

അ മുഹമ്മദ് ഷാഫി ഓകെ ക്വാളിഫികേഷൻ യോഗ്യത പറയൂ

പാസ് ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോ ഈ ഞാൻ പൊതുവേ എല്ലാരെടുത്തും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് അപ്പോ ഞാന് നിക്കട്ടെ ഒരു മിനിറ്റ് ഞാൻഒരു ലെറ്റർ പാഡ് എടുത്തോട്ടെ

ആ ഷാഫി ഈ ഒരു കാലഘട്ടത്തില് പലരും ഐ ടി ഫീൽഡിലൊക്കെ വരല് ഈ ഒരു ടെക്നോളജി സാങ്കേതിക വിദ്യയിലേക്ക് വരല് വളരെ കുറവാണ് അല്ലേ അപ്പോ നമ്മക്കറിയാം ഇപ് കൂടുതലായിട്ടും പ്രശസ്തി ഒന്നും ആഗ്രഹിക്ക ആഗ്രഹിക്കൂല ഈ വരുന്ന ആളുകളൊന്നും ഇതിങ്ങനെ ഒരു മേഖലയിലേക്ക് മുന്നിട്ട് വരാനുള്ള താല്പര്യം അത് എവിടുന്നാണ് ഷാഫിക്ക് വന്നത്

ചോദ്യം വ്യക്തമല്ല സർ ഒന്ന് കൂടി ആവർത്തിക്കാമോ

സാങ്കേതിക വിദ്യ എന്റെ രണ്ടു ജ്യേഷ്ഠന്മാരും ഇതേ മേഖലയില് പ്രവർത്തിക്കുന്നവരാണ്

ആ ഓകെ ഓകെ അമേരിക്കയിലൊക്കെ ഈ സാങ്കേതിക വിദ്യയില് വളരെ അധികം സകോപ്പുണ്ട് നിങ്ങ ഷാഫിക്ക് അറിയുന്നത് പോലെ തന്നെ ഈ ഒരു കാലഘട്ടം സാങ്കേതിക വിദ്യയിലേക്ക് ഇങ്ങനെ കൂപ്പു കൂപ്പുകുത്തികൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോ നമ്മള് സാങ്കേതിക വിദ്യയിലൂടെ നിഷ്പ്രയാസം സാധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ സർ സർ അവിടെയുള്ള പുതിയ കോഴ്സ്കളെ പറ്റി പരിചയപ്പെടാൻ സാധിക്കുമോ . എന്തൊക്കെയാണ് കോഴ്സ്കൾ എന്ന് താങ്കൾക്ക് പറഞ്ഞ് തരാൻ പറ്റുമോ ആ ആ ഞാന് മോന് വാട്ടസാപ്പ് ഷാഫിയുടെ വാട്ടസാപ്പ് നമ്പർ തന്നിക്കിയാണെന്നുണ്ടെങ്കിൽ ഞാനതിക്കി വിശദമായിട്ട് എല്ലാം സർ ഈ ന ഈ നമ്പർ തന്നെയാണ് വാട്ടസാപ്പ് സർ ആയിക്കോട്ടെ ഞാനും അതിനേകുറിച്ചൊരു ആമുഖമെന്ന നിലയ്ക്ക് പറയാം . ആറ് മാസത്തെ കോഴ്സ് വരുന്നുണ്ട് ഇപ്പോ പന്ത്രണ്ട് മാസത്തെ അതായത് ഒരു വർഷത്തെ കോഴ്സ് വരുന്നുണ്ട് പിന്നെ രണ്ടു സർ ഒരു വർഷത്തെ കോഴ്സ്കൾ എങ്ങനെയൊക്കെ ഉള്ളതാണ് അവിടെ താമസ സൌകര്യം ഉള്ള കോഴ്സ്കൾ ഉണ്ടോ ഒരു വർഷത്തെ കോഴ്സ് മോന് വേണമെങ്കില് ഹോസ്റ്റല് അല്ലെങ്കിൽ താമസ സൌകര്യം ഉണ്ട് അടുത്ത് തന്നെ സർ അവടത്തെ ഫീ ഫീയൊക്കെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് താമസം വിശദമായിട്ട് ഞാൻ പറയാം മോന് ബജാജിന്റെ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോന് ഇ എം അടവായിട്ട് അടയ്ക്കുന്ന സമയത്ത് ഏ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം അടയ്ക്കാം അല്ല ഇനി റെഡി കാഷ് ആണ് അല്ലെങ്കിൽ ഒറ്റടിക്കാണ് റോക്കമാണ് നല്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടു ലക്ഷം ഓകെ അതാണോ അവിടത്തെ ഒരു വർഷത്തെ കോഴ്സ് ഒരു വർഷത്തേക്കുള്ള ഒരു പടനത്തിനുള്ള സർ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് എന്തൊക്കെ യോഗ്യതകൾ നേടിയെടുക്കാൻ പറ്റും എന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ

ഒരു വർഷം കൊണ്ട് മോന് സാങ്കേതിക വിദ്യയിലെ ഏറ്റവും ആ ഉന്നത സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള ഐ ഐ ടി കോട്ടയം നടത്തുന്ന ഐ ഐ ടി കോട്ടയം ഇൻഫർമേഷൻ ടെക്നോളജി അതായത് സാങ്കേതിക വിദ്യയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതായത് മൊബൈല് ടെക് മൊബൈൽ സാങ്കേതിക വിദ്യയിലും ഒരുപാട് സാങ്കേതിക വിദ്യ മേഖലകളിൽ ഒക്കെ പ്രവർത്തിക്കുവാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൈമറി സർട്ടിഫിക്കറ്റാണ് ഇതിലൂ സർ ഞാനതല്ല ചോദിക്കുന്നത് എനിക്ക് ഏതൊക്കെ മേഖലയിൽ അതായത് എന്തൊക്കെ നേടിയെടുക്കാൻ പാട്ടുമെന്നല്ല ചോദിക്കുന്നത് എന്തെല്ലാം മേഖലയിൽ ആ പ്രധാനമായിട്ട് നമുക്കറിയാലോ സാങ്കേതിക വിദ്യയാണ് ഇതിൽ നമുക്ക് കേടു ശെരിയാക്കുക വിഭാഗമുണ്ട് അതായത് റിപ്പെയറിംഗ് വിഭാഗം .ങേ കേടു വന്നിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ ഉപകരണങ്ങള് ശെരിയാക്കുന്ന ഒരു വിഭാ

തീർച്ചയായും അതിനു വേറെ ഒരു ഡിപ്പാർട്മെന്റ് തന്നെ ഉണ്ട് അതിന് വേറെ ഒരു വിഭാഗം തന്നെ ഉണ്ട് അവിടെ മുടങ്ങാതെ തന്നെ കൂടുതൽ ട്രയിനിങ്ങുകൾ കൂടുതൽ ട്രയിനിങ്ങുകൾ നല്കിയിട്ട് വിദ്യാർഥികളെ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ സജ്ജരാക്കുക ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം . അത് നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ അമേരിക്കയിലും ഈ വിദേശത്ത് ഒന്ന് അന്വേഷിച്ചാൽ മതി ഞങ്ങടെ ഈ സ്ഥാപനത്തില് പടിച്ചിറങ്ങിയ ഒരുപാട് പൂർവ വിദ്യാർഥികൾ ഇപ്പോ അവിടെ സർ ഇത് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് അതുകൊ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സാറിനെ വിളിക്കുന്നത് ആ ഓകെ ഓകെ സ്ഥാപനത്തെ കുറിച്ച് നിങ്ങ താങ്കൾ എന്തായാലും കേട്ട് കാണും ഷാഫി എന്തായാലും കേട്ട് കാണും അത് തന്നെയാണ് ഐ ഐ ടി കോട്ടയത്തെ വിളിക്കാനുള്ള താങ്കളുടെ ഒരു പ്രചോദനം ആയത് എന്ന്എ നിക്ക് ഞാൻ വിശ്വസിക്കുന്നു ങേ ഒരുപാട് ആളുകള് ഇപ്പോ വിദേശത്ത് ഞങ്ങളുടെ ആളുകള് വർക്ക് ചേയതോണ്ടിരിക്കുന്നുണ്ട് സർ എന്റെ ജ്യേഷ്ഠനവിടെ ഒരു ആറ് മാസത്തെ കോഴ്സ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ആദ്യമേ അങ്ങോട്ട് ബന്ധപ്പെട്ടത് സർ . സർ അവിടെ എത്ര വർഷമായിട്ട് ഉണ്ട് മ്ഹ് ആ ആ ഓകെ ഒക്

പന്ത്രണ്ട് വർഷം പൊതുജന സംബന്ദ ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണോ പ ആർ ഒ ആയിരുന്നു പൊതു സമ്പർക്ക വിഭാഗമായിട്ട് ആ ഒരു വിഭാഗത്തിന്റെ എച്ച് ഒ ഡി ആയിട്ട് വർക്ക് ചേതോണ്ടിരിക്കുകയാണ് ഓകെ

പിന്നെ മോന്

മോന്റെ എല്ലാതും മോന്റെ നമ്പറിലേക്ക് ഷെയർ ചെയ്യ അല്ലെങ്കിൽ അത് മിഷൻ പ്ലസ് ഫീയും കാര്യങ്ങളുമടക്കം സർ ഇതിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം അതുന്നു മുമ്പ് മോനോട് പറയാനുള്ളത് ഈ ഒരു മേഖലയില് വന്നിക്കാണെങ്കില് നമ്മളോരിക്കലും കാല് പിന്നോട്ട് വലിക്കരുത് എന്നാണ് സർ സർ അറിയാം സർ ഞാൻ ഫാമിലിയുമായി ഡിസ്കസ് ചെയ്തിട്ട് ചർച്ച ചെയ്തിട്ടു മതി ചർച്ച ചെയ്തതിനു ശേഷം സാറിനെ വിളിക്കാം ഓകെ